അത് കരയിലേയ്ക്ക് അതിവേഗത്തിൽ ഒഴുകി കയറുകയും ചെയ്യും. വെള്ളത്തിന്‍റെ അതിശക്തമായ തള്ളലിൽ കെട്ടിടങ്ങളടക്കം മുന്നിൽപെടുന്ന എന്തും തകർന്നു തരിപ്പണമാകും.

ഇവ കടൽതീരങ്ങളുടെ വൻതോതിൽ നാശനഷ്ടത്തിന് കാരണമാകുന്നു. മറ്റു തിരകളെ അപേക്ഷിച്ച് tsunami വളരെയധികം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അളവറ്റ ഊർജ്ജം അതിവേഗതയിൽ സമുദ്രങ്ങൾ താണ്ടി ഒട്ടും ഊർജ്ജനഷ്ടമില്ലാതെ സഞ്ചരിക്കുന്ന ഒരു പ്രതിഭാസമാണ് tsunami. ഉത്ഭവകേന്ദ്രത്തിൽ നിന്നും ആയിരക്കണക്കിന് kilometer ഉകൾ അകലെ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

ഓളത്തില് ഓളത്തലപ്പ് കടന്നുപോയതിനു ശേഷം അടുത്ത ഓളത്തലപ്പ് എത്തുന്നതിനുള്ള സമയം, ഇത് minute ഉകൾ തൊട്ട് മണിക്കൂറുകൾ വരെ ആകും. അഹ് ഉള്‍ക്കടലില്‍ വളരെ നീണ്ട കാലവും

പ്രധാനവ്യത്യാസമായി വ്യത്യാസം ഇതാണ്. ഒരു tsunami ത്തിരയുടെ ഉയരം കടലി ഉൾക്കടലിൽ സാധാരണഗതിയിൽ ഒരു meter ഇൽ താഴെയായിരിക്കും. അതിനാൽ തന്നെ കപ്പലുകളിൽ യാത്ര ചെയ്യുന്നവർ tsunami കടന്നുപോകുന്നത് അറിയുകയില്ല. tsunami യുടെ ഏകദേശവേഗത മണിക്കൂറുകളിൽ അഞ്ഞൂറു mile വരും. കരയോടടുക്കുന്തോറും കടലില്‍

ഉയരം കൂടാൻ തുടങ്ങുന്നു.

ഭാരതത്തിലെ ആദ്യത്തെ tsunami മുന്നറിയിപ്പ് സംവിധാനം രണ്ടായിരത്തി ഏഴ് ഒക്ടോബർ ഒന്ന് മുതൽ ഹൈദ്രാബാദിലാണ് ആരംഭിച്ചത്. ഇത് INCOICIS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 രംഗചാംഗിൽ National institute of Technology സ്ഥാപിച്ച tsunami മുന്നറിയിപ്പ് സംവിധാനം ഭൂകമ്പ മൂന്ന് minute നകം tsunami പ്രവചിക്കാൻ സാധിക്കും.

richter scale scale അനുസരിച്ച് ഒമ്പത് point പൂജ്യം എന്ന് രേഖപ്പെടുത്തപ്പെട്ട ഈ ഭൂകമ്പം ജപ്പാന്‍റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂകമ്പവും, ലോകത്ത് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ള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 എഹ് തീരദേശ തുറമുഖമായ പട്ടണത്തിന്‍റെ നൂറ്റി മുപ്പത് kilometer കിഴക്ക് മാറി ഉള്ള തൊഹൊങ്കു എന്ന തീരക്കടലിൽ എഹ് നിന്നും ഭൂനിരപ്പിൽ നിന്നും ഇരുപത്തി നാല് point നാല് kilometer ആഴത്തില്‍

നൂറ്റിനാല്പത് വർഷത്തിനു ശേഷം ജപ്പാനിൽ ഉണ്ടായ വലിയ ഭൂകമ്പം ആയും ഇത് വിശേഷിക്കപ്പെടുന്നു. ജപ്പാൻ പ്രാദേശിക സമയം ഉച്ച തിരിഞ്ഞ് രണ്ട് നാല്‍പ്പതിനായി നാല്‍പ്പത്തിയാറിന് ആയിരുന്നു ഈ ഭൂകമ്പം. ഉ~ഉണ്ടായത്.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 അവരുടെ വീടും, എഹ് മറ്റുമൊക്കെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യവും നമുക്ക് കാണാന്‍ സാധിക്കും. അഹ് കൂടാതെ, സാധാരണ ഗതിയില്‍ സാധാരണ മത്സ്യ തൊഴിലാളികള്‍ക്കൊക്കെ അവരുടെ ഉപജീവന മാര്‍ഗ്ഗവും തടസ്സപ്പെടുന്നു. ഇത് കൊണ്ടെല്ലാം തന്നെ ഇതിനകത്ത് ഏറ്റവും ദോഷമായി ബാധിക്കുന്നത്

അവരുടെ നിലനില്പിന് സമയത്ത് വളരെ രീതിയില്‍ ബുദ്ധിമുട്ടിച്ച് നാശങ്ങള്‍ വിതയ്ക്കുന്ന ഒന്നാണ് tsunami. തീരദേശപ്രദേശത്തെ ആഹ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവര്‍ക്ക് നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ വിപത്തുക്കളില്‍ ഒന്നാണ് tsunami എന്ന് പറയുന്നത്. കൂടാതെ, tsunami വന്നു നിന്നാല്‍ പെട്ടന്ന് പ്രവചിക്കാന്‍ കഴിയാത്തത് കൊണ്ട് തന്നെ അതാണ്‌ ഇതിന്‍റെ ഏറ്റവും വലിയ ദോഷമായികാണുന്നത്. രണ്ട് Team കൾ കളിക്കുന്ന കായിക വിനോദമാണ് Cricket bat ഉം Ball ഉം ഉപയോഗിച്ചുള്ള കളി British കാരണാണ് പ്രചരിപ്പിച്ചത് അതുകൊണ്ട് തന്നെ Common wealth രാജ്യങ്ങളിലാണ് Cricket പ്രചാരത്തിലുള്ളത് വൃത്താകൃതിയിലുള്ള മൈതാനങ്ങൾ ആണ് Cricket കളിക്കാൻ ഉപയോഗിക്കുന്നത് മൈതാനത്തിൻറെ ഒരറ്റത്തുനിന്നും ഇരുപത്തി ഏഴേ Point പന്ത്രണ്ട് Meter ദീർഘ ദൈർഘ്യമുള്ള Pitch ആണ് കളിയുടെ Main പ്രധാന കേന്ദ്രം Pitch ൻറെ രണ്ടറ്റവും തടികൊണ്ടുള്ള മൂന്ന് വീതം കോലുകൾ സ്ഥാപിച്ചിരിക്കുന്നു ഈ കോലുകളെ Wicket എന്ന് വിളിക്കുന്നു കളിയിൽ മറ്റും ഇരുപത്തിരണ്ട്പേർ പേരുണ്ടെങ്കിലും Football ൽ നിന്നും വ്യത്യസ്ഥമായി കളിക്കുന്നൊരു ഒരേ സമയം പന്ത്രണ്ട് പേരെ മൈതാനത്ത് കാണുകയുള്ളു Bating team രണ്ട് പേരും Bating team ലെ പ്രധാന Batsman നിലയുറപ്പിക്കുന്ന Wicket ലാണ് Fielding team ൻറെ Bowler pitch ൻറെ മറുവശത്ത് നിന്ന് പന്തെറിയും Batsman

Batsman നെ കീഴടക്കി Bowler പന്ത് Wicket ൽ പതിക്കുകയോ Batsman അടിക്കുന്നത് പന്ത് നിലം തൊടാതെ മുൻ Team അംഗങ്ങളുടെ കൈയിൽ എത്തിപ്പെടുകയോ ചെയ്താൽ അത് Batsman പുറത്താകുന്നു പുറത്താകുന്ന Batsman ന് പാകരം അടുത്ത ആൾ മൈതാനത്തേക്ക് ഇറങ്ങുന്നതാണ് ഇത്ര നേരം Bating team ലെ പത്ത് Basman മാരാണ് പുറത്താകുമ്പോൾ അടുത്ത Team ൻറെ ഏറ്റോം അതികം Runs നെടുന്ന Team കളിയിൽ ജയിക്കുന്നു ഇതാണ് ഈ ഇതിൻറെ ഇതിൻറെ Main പ്രധാന നിയമങ്ങൾ പ്രധാനമായും രണ്ട് തരത്തിലുള്ള Cricket മത്സരങ്ങളാണ് പ്രചാരത്തിലുള്ളത് രണ്ട് ദിവസം നീണ്ട് നിൽക്കുന്ന Test cricket ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ഏകദിന Cricket ആധുനിക കാലത്ത് ഏകദിന ഏക മത്സരങ്ങൾക്കാണ് ജനപ്രീതി ഇരുപത്തിരണ്ട്‍ പേരുടെ മത്സരമാണെങ്കിലും ഇത്രേം പേര് ഇറങ്ങി കളിക്കുന്ന ഇതര കായികയിനങ്ങൾ അപേക്ഷിച്ച് Cricket ജനപ്രീതിയിൽ ക്കുന്നതാണ് ഇപ്പോൾ Commonwealth രാജ്യങ്ങളിൽ മാത്രമാണ് Cricket കളിച്ചുകൊണ്ടിരിക്കുന്നത് Cricket ലെ ജനപ്രീതിക്ക് വിജയകരമായ ഘട്ടങ്ങൾ ഒട്ടേറെ ഉണ്ട് പ്രധാനമായും മത്സരങ്ങളിൽ എന്നും ഇന്ത്യ ൽ നീണ്ടു നിൽക്കുന്നതാണ് Football ആകട്ടെ ഒന്നരമണിക്കൂറിൽ മത്സരം അവസാനിക്കുന്നു ഇന്ന് ഈ ഇപ്രകാരം സങ്കീർണ്ണമായ പ്രശ്നങ്ങൾ ഉള്ളതിനാലാണ് Cricket ൻറെ കളിക്കാരുടെ കായികശേഷിയും കായിക ആണ് Cricket ലെ പ്രധാന Cricket team ൻറെ T twenty t twenty cricket ആ മത്സര Cricket ൻറെ Ball ഉപയോഗിച്ചാണ് കളി എതിർ Team നേക്കാൾ കൂടുതൽ Runs നേടുന്ന Team ആണ് കളിയുടെ

അത് കളിച്ച Team തോൽക്കുന്നു അല്ലെങ്കിൽ ആദ്യം Bat ചെയ്ത Team അത്രേം Runs ജയിക്കുന്നു ഒരു Team അഹ് കളിക്കുന്ന Test മത്സരങ്ങളിൽ രണ്ടാമത്തെ Bat ചെയ്യുന്ന Team രണ്ട് Inning കളും രണ്ട് Innings കളും Bat ചെയ്ത Runs നെക്കാട്ടിയും അവർ അത്രേം ജയിച്ചു എന്ന് പറയും രണ്ടാമത്തെ Bat ചെയ്യുന്ന Team ആദ്യത്തെ Team ൻറെ അതെ Score ആണ് നേടുന്നതെങ്കിൽ മത്സരം Tie ആയി എന്ന് പ്രഖ്യപിക്കും ഇതുവരെയുള്ള വിരളമായി സംഭവിക്കുന്ന രണ്ടാമത്തെ Bat ചെയ്ത Team ആദ്യത്തെ Team നേക്കാൾ Score നേടി കളി അവസാനിക്കുമ്പോൾ എത്ര Wicket കൾ ശേഷിക്കുന്നു അത്രെയും Wicket കൾക്ക് ശേഷിക്കുന്നു എന്ന് പറയും ഇരു Team ലുള്ളവരും ലക്ഷ്യം നേടുന്നതിനു മുന്നേ മത്സര സമയം അവസാനിച്ചിരിക്കും ഈ രണ്ട് മത്സര മത്സര ഫലം Tie എന്ന് പറയുന്നു സമാ സമം ഒരു മത്സരത്തിൻറെ ഒരെ Team ഉം ഒര് Innings മാത്രമേ കളിക്കുന്നുള്ളു എങ്കിൽ ആ മത്സരത്തിൽ ഓരോ Team ഉം എറിയുന്ന പന്തുകളുടെ എണ്ണം നിയന്ത്രിക്കും ഏകദിനം ഒൻപത് T twenty എന്നീ നിയന്ത്രണമാണ് വേറെ മത്സരങ്ങള് പ്രകാരം ക്രമീകരിച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള മത്സരങ്ങളിൽ നിശ്ചിത Over ഉകൾ ആണെങ്കിൽ രണ്ടാമത്തെ Team ആയ Team നേടിയ Score നേക്കാൾ അതികം Runs നേടുമ്പോൾ ആ Team ജയിക്കുന്നു നിശ്ചിത Ovar കൾ തീരുന്നതിനു മുൻപ് രണ്ടാമത്തെ Team ലക്ഷ്യം നേടാതിരിക്കുകയോ എല്ലാവരും പുറത്താക്കുകയോ ചെയ്യുമ്പോൾ ആദ്യ Team ജയിക്കുന്നു Score score തുല്യമാവുകയും Over wicket കൾ തീരുകയും ചെയ്താൽ ഇരു Team കളും Tie പ്രഖ്യപിക്കുന്നു ഇപ്പോൾ ഉണ്ടാകുന്ന പുതിയ നിയമം അനുസരിച്ച് Super over രീതികളിൽ വിജയികളെ നിശ്ചയിക്കുന്നു ഇരു Team കളും ഒര് Over മാത്രം Bat ചെയ്യുകയും രണ്ടാമത്തെ Team ലക്ഷ്യം നേടുകയാണെങ്കിൽ ആദ്യ Team തോൽക്കുകയും ചെയ്യുന്നു

Cricket player ആണ് പ്രശസ്ത നിയമങ്ങൾ തയാറാക്കിയത് ചില പ്രേത്യേക സാഹചര്യങ്ങളിൽ പുതിയ നിയമങ്ങൾ കൂട്ടിച്ചേർക്കുകയോ നിയമങ്ങളിൽ പരിഷ്കാരമാക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ Cricket കളിയുടെ

സുധിലമായൊരു Team ൽ സാധാരണമായി അഞ്ചോ ആറോ Bating പ്രതിഭകളും നാലോ അഞ്ചോ Bowling പ്രതിഭകളും ഉൾപ്പെടുത്തിയിരിക്കും ഉൾപ്പെടുത്തിയിരിക്കും ഇപ്പോളാണ് Team കളിൽ Wicket keep നുള്ള Fielding സ്ഥാനത്ത് പ്രേത്യേകം കഴിവുള്ളൊരാളെ Wicket keeper അഥവാ Wicket keeper എന്നിതിലരിക്കും ഉൾപ്പെടുത്തുന്നത് Bating ലും Bowling ലും ഒരുപോലെ ശോഭിക്കുന്ന ഒര് All rounder എന്ന് വിളിക്കും All rounder എന്നാൽ ഒരു Team ലെ Game ന് നിർണായകമാണ് Umpire മാർ Cricket മത്സരം നിയന്ത്രിക്കുന്ന Umpire നെ Umpire മാർ എന്ന് വിളിക്കുന്നു അത്തരത്തിലുള്ള രണ്ട് Umpire മാർ മത്സരം നിയന്ത്രിക്കുന്നു ഈയൊരു പ്രധാന Team നു Wicket ന് പിന്നിലായി നിൽക്കുന്നത് പ്രധാന തീരുമാനങ്ങളെടുക്കുന്ന അംഗങ്ങൾ Side ൽ നിൽക്കുന്നയാളുടെ Umpire ആയിട്ട് നമ്മൾ കണക്കാക്കുന്നു രണ്ടാമത്തെ Umpire എന്നറിയപ്പെടുന്ന Square leg ൽ എന്നറിയപ്പെടുന്ന Fielding സ്ഥാനത്ത് നിലയുറപ്പിക്കുകയും Batsman മാരെ നീക്കുകയും ഒരു വശത്തുനിന്നും നിരീക്ഷിക്കുകയാണ് ഇവരുടെ പ്രധാന ധർമ്മം പ്രധാന മത്സരങ്ങളിൽ ഈ രണ്ട് പേര് പൂർണ്ണമായി കളിക്കുന്നത് കൊണ്ടാവും ഈ മൂന്നാം Umpire നെ Television കാഴ്ച്ചയുടെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നതാണ് മൂന്നാം Umpire ന് നേരിട്ട് മത്സരങ്ങളിൽ ഇടപെടാൻ ആവില്ല കളിക്കളത്തിൽ ഇള്ള Umpire മാർ സംഗീർണ്ണമായ തീരുമാനങ്ങളെടുക്കാൻ മൂന്നാം Umpire മാർ മൂന്നാമത്തെ Umpire നെ ആശ്രയിക്കുന്നു Umpire മാർക്ക് പുറമെ ഈ ആദ്യത്തെ മത്സരങ്ങളിൽ Match referee ഉണ്ടായിരിക്കും മത്സരം Cricket നിയമങ്ങൾ അനുസരിച്ചാണ് നടക്കുന്നത് എന്ന് Match referee നോക്കുകയും നോക്കുന്നതാണ് Match referee യുടെ ദൗത്യം Score കളിയുടെ ഭാഗമായി രണ്ട് Scorer മാർ ഉണ്ടായിരിക്കും മിക്കവാറും ഒരോ Team ലും ഓരോ Scorer മാർ നല്കിയിരിക്കും ഈ കളിക്കിടയിൽ Score ചെയ്യപ്പെടുന്ന Run കൾ Wicket ചെയ്ത Over കൾ കൃത്യമായി രേഖപ്പെടുത്തുകയായിരുന്നു ഇവരുടെ പ്രധാന ലക്ഷ്യം രാജ്യന്തര മത്സരങ്ങൾ ഔദ്യോഗിക Scorer മാർക്ക് പുറമെ മത്സരത്തിൻറെ സവിശേഷ സവിശേഷ അനൗദ്യോഗിക Scorer മാരും ഉണ്ടായിരിക്കും കളിക്കാർ അണ്ഡാകൃതിയിലുള്ള ദീർഘ വൃത്താകൃതിയിലുള്ള ഒരേയൊരു ഈ മൈതാനമാണ് മൈതാനമാണ് Cricket കളിക്ക് സാധാരണമായി ഉപയോഗിക്കുന്നു നിശ്ചിത വലുപ്പം കാണാം നിശ്ചിത എങ്കിലും നൂറ്റി നിശ്ചിത വലുപ്പം ഇല്ലെങ്കിലും നൂറ്റിമുപ്പത്തിയേഴ് Meter മുതൽ നൂത്തിയമ്പത് Meter വരെ വ്യാസമുള്ള

തടി തടികൊണ്ടുണ്ടാക്കിയ Bat ഉപയോഗിച്ച് Cricket കളിക്കുന്നത് തടികൊണ്ടുണ്ടാക്കി Bat ഉപയോഗിച്ചാണ് Cricket കളിക്കുന്നത് പന്ത് Cork കൊണ്ടുണ്ടാക്കി Cricket കളിക്കുന്ന പന്താണ് ഇതിന് ഉപയോഗിക്കുന്നത് Pitch കളിക്കളത്തിൻറെ ഒത്ത നടുവിൽ ദീർഘകൃതിയിലുള്ള തയ്യാറാക്കപ്പെട്ട സ്ഥലമാണ് Cricket കളിയുടെ Main പ്രധാന കേന്ദ്രം Pitch എന്ന് വിളിക്കപ്പെട്ടുന്നു ഈ ഭാഗം മറ്റേ ഭാഗത്തുനിന്നും ഒത്തിരി വൃത്ത

കളിക്കള ഭാഗങ്ങൾ നിയന്ത്രണങ്ങൾ ഓരോ മത്സരങ്ങളിലും Cricket കളിക്കും മുൻ മൂന്ന് പ്രധാന ഭാഗങ്ങളാണ് In field outfield In field എന്നിങ്ങനെ കളിക്കാൻ ന്നത് ഓരോ വ്യക്തിക്കും ഇന്നും മുപ്പതടി വ്യത്യാസം വ്യത്യാസമുള്ള ഒരു അർഥ വൃത്തം വരചാണ് In field തയാറാക്കുന്നത് ഈ രണ്ട് അർത്ഥ വ്യത്യാസങ്ങൾ വരുമ്പോൾ മൊത്തത്തിൽ കളിക്കളത്തിൻറെ ഒത്ത മദ്യ ഭാഗം അണ്ഡാകൃതിയിൽ ൽ പ്പെടുന്നു അണ്ഡാകൃതിയിലുള്ള Infield ലെ പുറത്തെ ഭാഗങ്ങൾ Out field എന്ന് വിളിക്കും ഓരോ Wicket നോടും ചേർന്ന് പതിനഞ്ച് അടി അടിവശത്തുമുള്ള ചേർന്ന് കളിക്കപ്പെട്ടിരിക്കുന്നു ഈ ഭാഗത്തെ Closing field എന്ന് വിളിക്കപ്പെടുന്നു കളിക്കിടയിലെ Fielding നിയന്ത്രണങ്ങൾ നടപ്പാക്കുന്നതിനുള്ള ഈ മൂന്ന് കാര്യങ്ങൾ നിച്ചി നിശ്ചയിച്ച് വച്ചിരിക്കുന്നത് കളിക്കാരുടെ സ് സാധനങ്ങൾ Bat ചെയ്യുന്ന Team ൻറെ രണ്ട് എപ്പോഴും കളിക്കാര് കാണും ഇതിൽ എതിർ Team ൻറെ Bowler നേരിടുന്ന Batsman striker എന്ന് വിളിക്കപ്പെടുന്നു നേരിടാത്ത അപ്പാർത്തേ Side ൽ നിൽക്കുന്ന Batsman നെ Non striker എന്ന് വിളിക്കുന്നു Keeper ടെ സ്ഥാനം എപ്പഴും Bat ചെയ്യുന്ന Bater മാരുടെ Back ൽ ആയിരിക്കും Back ല് ഒമ്പത് പേര് കളിക്കുന്നതിൻറെ വിവിധ ഭാഗങ്ങൾ തത്രപ്പാടിൽ തന്ത്ര തന്ത്രം അറിയുന്നതിൽ ഒര് Keeper ൻറെ കടമയാണ് മത്സരട മത്സരഘടന നറുക്കെടുപ്പ് അഥവാ Toss മത്സരം തുടങ്ങുന്നതിനു മുൻപ് നറുക്കെടുപ്പ് Cricket കളിയുടെ ആദ്യപടി ഇരു Team കളിൽ നായകന്മാർ Pitch പരിശോധിക്കുകയും Umpire ടെ അടുത്ത് നിന്ന് Umpire നാണയം മുകളിലോട്ടെറിഞ്ഞ് നായകൻമ്മാരുടെ ഭാഗ്യ പരീക്ഷണം നടത്തുകയും ചെയ്യും നറുക്കെടുപ്പിൽ ജയിക്കുന്ന നായകന് Bating ഓ Fielding ഓ തെരഞ്ഞെടുക്കാം ന്ന Pitch നെ അനുസരിച്ച് മിതമായ തീരുമാനങ്ങളെടുക്കാനുള്ള സ്വാതന്ത്രം ജയിക്കുന്ന Captain മാർക്കുണ്ട് Over കൾ Cricket കളിയിലെ ഓരോ Innings കളും ഓരോ Over കളായി ചുരുക്കിയിരിക്കുന്നു തുടർച്ചയായി എറിയുന്ന ആറ് പന്തുകളെയാണ് ഒര് Over എന്ന് വിളിക്കുന്നത് പന്തെറിയുന്നതിൽ വരുന്ന പിഴവ് ചിലപ്പോൾ Over കളിക്കും Over ൻറെ കളിക്കും ഒര് Over പൂർത്തിയാക്കി കഴിയുമ്പോൾ അതെറിഞ്ഞ Bowler കൾ Fielding സ്ഥാനത്തേക്ക് പകരം അടുത്ത Bowler വരുകയും ചെയ്യണം Bowler കൾ പൂർത്തിയാകുന്നതിനനുസരിച്ച് പ്രധാന Batsman മാരെ സ്ഥാനം Pitch ൻറെ ൽ നിന്നും മറ്റേ അറ്റത്തേക്കും അതനുസരിച്ച് Wicketkeeper ടെ Umpire ടെ സ്ഥാനം മാറുന്നു Over കളുടെ അരികിൽ നിൽക്കുന്ന Umpire Square leg ലെ അവിടുത്തെ Umpire പ്രധാന സ്ഥാനങ്ങളും ആക്കി വരുന്നു Innings ൻറെ അവസാനം ഒര് Innings താഴെപ്പറയുന്ന രീതിയിലാണ് അവസാനിക്കുന്നത്

ഇടക്ക് വെച്ച് അവസാനിപ്പിക്കുമ്പോൾ അഥവാ Over ചെയ്യുമ്പോൾ മത്സര രാജ്യം രണ്ട് Innings കളുള്ള മത്സരങ്ങൾ മിക്കതും മൂന്ന് മുതൽ അഞ്ച് ദിവസം വരെ നീളുന്നു ഓരോ ദിവസവും കുറഞ്ഞത് ആറ് മണിക്കൂർ എങ്കിലും കളിയുണ്ടാകും ഒര് അന്താരാഷ്ട്ര Test cricket അഞ്ച് ദിവസങ്ങളായി പരമാവധി നാപ്പത്തി നാനൂറ്റി അമ്പത് Over കളാണ് പൂർത്തിയാക്കാൻ കഴിയുക

കുട്ടി പതിപ്പായ Twenty twenty മത്സരങ്ങളിൽ ഇരുപത് Over ആണ് ഇരു Team കളും ഒര് നാപ്പത് Over batting batting run നേടലിൽ Batting bat ചെയ്യുമ്പോൾ Batting crease ൽ നിന്നും പട്ടി കൊണ്ട് നിർമ്മിച്ച് ബ തടികൊണ്ട് നിർമ്മിച്ച Bat കൊണ്ട് പന്ത് അടിച്ചകറ്റുന്നു വിവിധ ശൈലികളിൽ പന്ത് അടിച്ചകറ്റാൻ സാധിക്കും ഈയൊരു നയമനുസരിച്ച് Team ൻറെ നയമനുസരിച്ച് Bat ചെയ്യാൻ Team ൻറെ നായകൻ തീരുമാനിക്കുന്ന രൂപത്തിലാണ് Batsman ൻറെ Batsman crease ൽ ഇറങ്ങുന്നത് ആദ്യം Crease ലെത്തുന്ന Batsman മാരെ Opener മാർ എന്ന് വിളിക്കപ്പെടുന്നു ഒന്നേൽ Bat കൊണ്ട് പന്ത് അടിച്ചകറ്റിയ ശേഷം Pitch എതിർ വശത്തേക്ക് ഓടി Run നേടുന്നതാണ് Runs എന്ന് പറയുന്നത് ഇതാണ് Batsman മാർ ഓടുന്നതിനൊപ്പം സഹ Batsman മാർ Ball ൽ Crease ൽ നിന്നും മറുവശത്തേക്ക് ഓടുന്നു ഓടിയെങ്കിൽ Bat കൊണ്ട് Crease ൽ തൊടുമ്പോൾ മാത്രമേ അത് Run ആവുകയുള്ളൂ പന്ത് ദൂരത്താണെങ്കിൽ ഒന്ന് അല്ലെങ്കിൽ രണ്ട് അഥവാ മൂന്ന് Run വേണമെങ്കിലും നമുക്ക് ഓടിയെടുക്കാൻ കഴിയും Batsman മാരിൽ ആരെങ്കിലും ആരെങ്കിലും അഹ് Crease ൽ Bat ഉറപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആഹ് ആ സമയത്ത് തന്നെ ബ Bowler മാർ Stump ൽ ഈ Ball കൊണ്ട് തൊടുകയോ ചെയ്താൽ അവർ Out ആകുന്നു പിഴ Runs Stump കൊള്ളാതെ Bowler മാർ എടുത്തെറിയുന്ന പന്തുകൾ നമുക്കിടെ ഒന്നുകിൽ അഥവാ Extra size ആ കണക്ക് കൂട്ടുന്നു പേൻ പ പന്ത് Bat തൊടാതെ പോകുമ്പോൾ നേടുന്ന Runs ആണ് Byes എന്ന് പറയുന്നത് Bye ന് പകരം ലോ ഇതര ശരീര ഭാഗങ്ങളിലോ കൊണ്ട് പോയാൽ നമ്മളതിനെ Bye bye ന്ന് സൂചിപ്പിക്കുന്നു വരുത്തുന്ന സാങ്കേതിക പിഴവിനെയാണ് Umpire മാർ No ball എന്ന് വിളിക്കുന്നത് No ball ൽ പാലിക്കേണ്ട ചില നിയമങ്ങൾ ഇതിലുണ്ട് എറിയുന്ന പന്ത് No ball ആയി കഴിഞ്ഞാൽ Batsman മാർ പുറത്തായാലും പുറത്താകുന്നതല്ല ആണ് ഇത്തരം Ball കൾ Wicket ൽ അടിച്ചാലും Batsman മാർ അടിച്ച പന്ത് Field ൽ അടിച്ചാലും പുറത്താകുകയില്ല എന്നാൽ No ball നു ശേഷം Runout ന് സാധ്യതയുണ്ട് മേൽ പറഞ്ഞത് കൂടാതെ അസാധാരണമായി സംഭവിക്കുന്ന പിഴവുകളാണ് Bowling team മുൻവശം വന്ന് പന്തിന് കേട് വരുത്തുന്നത് Bowling സമയം അനാവശ്യമായി വലിച്ചുനീട്ടുന്നത് Pitch മനപ്പൂർവ്വം കേട് വരുത്തുന്നത് Bating team ന് അഞ്ച് Runs കൊടുക്കുന്നു ശരീരത്തിൻറെ ഭാഗമല്ലാത്ത എന്തെങ്കിലും വസ്തുക്കൾകൊണ്ട് Fielder മാർ പന്ത് തൊടുകയും ശ്രമിച്ചാലും ഇത്തരത്തിൽ പിഴ Runs നൽകും ചില അവസരങ്ങളിൽ Wicket keeper ന് പിറകിലായി Fielding team helmet വെക്കാറുണ്ട് Batsman മാർ അടിക്കുന്ന പന്ത് Helmet ൽ പതിച്ചാലും അഞ്ച് Runs കൊടുക്കും Ball bowling ഉം പുറത്താക്കളും ഒരു Bowler ചെയ്യുന്നതിൻറെ നേർക്ക് പന്തെറിയുന്ന അതൊക്കെയാണ് Bowling action എന്ന് പറയുന്നത് ക്കിടയിൽ Bowler ടെ കൈ മുട്ട് വേണമെങ്കിലും മാറാം പിന്നീട് വളയാം പക്ഷെ Bowling action ൽ കൈമുട്ടോരിക്കലും വളയാൻ പാടില്ല കൈമുട്ട് വളയുന്നത് ആ അത് നിയ നിയമപരമായി തെറ്റ് ചെയ്യുകയും അത് No ball എന്ന് കണക്ക് കൂട്ടുകയും ചെയ്യുന്നു പുതിയ Cricket നിയമങ്ങൾ അനുസരിച്ച് മായും ആരോഗ്യ Team ഉമായി നടന്ന ചർച്ചകൾ ഒരു Ball പതിനഞ്ച് Degree വരെ കൈ മടക്കാൻ അനുമതി നൽകുന്നു പതിനഞ്ച് Degree യിൽ

പന്ത് ഉയർന്ന് പൊങ്ങി Batsman ൻറെ നേർക്ക് പോവുകയും ചെയ്യുന്നതോടെ ഒരു Bowler പന്ത് എറിയുന്നതിനിടെ തൻറെ മുൻ മുൻ കാലുകൾ Popping crease ൽ ന്ന് പറയുന്നു വയ്‌ക്കേണ്ടതാണ് അടുത്ത പക്ഷം അതൊരു No ball ആയി അല്ലാത്ത പക്ഷം അതൊരു No ball ആയി പരിഗണിക്കുന്നു അതുപോലെ Ball batsman എത്തിപ്പിടിക്കാവുന്ന അകലത്ത് ആയിരിക്കണം ഒരു പന്ത് Wide no ball ആയാൽ Bating team നെ Scorer നെ അത് അധിക Run കൂടി നൽകുന്നു കൂടാതെ ആ Over ൽ അധികമായൊരു പന്ത് കൂടി നിക്കുന്നു Bat ചെയ്യുന്ന ആളെ പുറത്താക്കി Wicket നേടുന്ന എന്നാണ് Bowler മാരുടെ പ്രധാന ലക്ഷ്യം ഇതുവരെ Runs എന്താണ് ചെയ്യുന്ന Batsman മാരെ പൊ പോ പൊറത്താക്കുന്ന ഒരു Ball കളുടെ പ്രധാന ലക്ഷ്യമായിരിക്കുന്നു Bowler മാരുടെ മറ്റൊരു കടമ എന്നത് അവരുടെ ഒര് Over കളിലും വിട്ട് കൊടുക്കുന്ന Run ൻറെ അളവ് ഒര് ഒര് Batsman പുറത്താക്കണമെങ്കിൽ ആ Wicket അയാള് Bowler മാർ പ്രധാനമായും രണ്ട് തരത്തിലുള്ള Phase bowler മാരും Spin bowler മാരും Batsman മാരെ പുറത്താക്കുന്ന വിധങ്ങൾ

കൊണ്ട് അടുത്തയാൾ Crease ൽ എത്തുന്നു Batsman നെ പുറത്താക്കണമെങ്കിൽ പലപ്പോഴും Wicket നീ നിശ്ചിതമാക്കണം Wicket നെ Base നുള്ളിലാണ് താഴെ വീണാൽ പോലും Wicket നിലച്ചിതമാകുന്നു Cricket പുറത്ത് താഴെ ചേർക്കുന്നു Cott പന്ത് വിടുക എതിർ Team ലെ പന്ത് Fielder പിടിച്ച് പുറത്താക്കുന്ന രീതിയാണ് Cott എന്നറിയപ്പെടുന്നത് Cat എന്നും വിളിക്കപ്പെടുന്നു Bat മായി സ്പർശിക്കുന്ന കൈകളിലോ ഉറകളിലോ പന്ത് നിലം തൊടുന്ന മൂമ്പോ അതിന് ശേഷമോ പന്ത് കൾ ഉയർന്ന പൊങ്ങിയ ശേഷം പന്ത് പിടിച്ച് Fielder മാർ പന്ത് വെക്കുന്നു Bowled wicket വീഴ്ത്തുക Bowler run Bolwer പന്തെറിഞ്ഞ് പ്രധാന Batsman ൻറെ Wicket തെറിപ്പിക്കുന്ന രീതിയാണ് Bowled പന്ത് Bat ൽ തട്ടുകയോ തട്ടാതെയോ ഈ പുറത്താകലിൽ മുഴുവൻ അവകാശവും Bowler മാർ ആരിക്കും നേരത്ത പറഞ്ഞപോലെ Stump ൻറെ Base താഴെ വീണാൽ മാത്രമേ ഇത് പുറത്താക്കൽ രീതിയായി കണക്കാക്കു Leg before wicket അഥവാ LBWCricket ലെ ഏറ്റോം വിഷമമായ പുറത്താക്കൽ തീരുമാനമാ LBWBowler എറിയുന്ന പന്ത് Batsman ൻറെ Bat ൽ സ്പർശിക്കുന്നതിനു പകരം Stump ൻറെ മുന്നിൽ നിന്ന് നിലയുറപ്പിച്ചിരിക്കുന്ന കാലിൽ പതിക്കുമ്പോൾ LBW എന്നറിയപ്പെടുന്ന ഈ പുറത്താക്കൽ രീതിക്ക് സാധ്യത വരുന്നു ഇത്തരം അവസരങ്ങളിൽ എതിർ Team ലെ കളിക്കാർ ഒന്നടങ്കം Batsman നെ പൊറത്താക്കാനായി പ്രൗഢി കൂട്ടുന്നു പത്ത് പത്ത് കലിലോ കാൽ കവച്ചു വെക്കുന്ന പാദസ്പർശം കാലിൽ സ്പർശിച്ചാലോ അത് നേരെ Wicket ൽ പതിക്കുന്ന Ball ആണെങ്കിൽ Out വിളിക്കുന്നു Runout ഓട്ടത്തിനിടെ പുറത്താവുക പന്തിനായി ഓടുന്നതിന് Batsman മാർ Crease ൽ എത്തുന്നതിന് മുമ്പ് എതിർ Team അംഗങ്ങൾ കളിക്കാൻ Stump കളിക്കുന്ന Stump തെറിപ്പിച്ച് Crease പരാജയപ്പെടുന്ന Batsman പുറത്താകുന്നു മറ്റ് പുറത്താക്കലുകളെക്കാളും നിന്ന് വ്യത്യസ്തമായ രീതിയാണ് Stumping

പന്ത് നേരിടാനായി Batsman ചിലപ്പോൾ Field നിന്നും അറിയോ അറിയാതെയോ അൽപ്പം മുന്നിലേക്ക് പോകാറുണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ പന്ത് Bat ൽ കൊള്ളാതെ Keeper ടെ കൈയിൽ എത്തുകയോ Keper അത് Stump ൽ തട്ടുകയോ ചെയ്താൽ Stumping എന്ന് വി വി വിളിക്കുന്നു Hit wicket പന്ത് കളിക്കിടയോ അവയൊന്നും Batsman ൻറെ ശരീരത്തിൽ എതിർ വശത്തെ Stump ലോ അഥവാ തട്ടിയാൽ അത് Hit wicket എന്ന് പറയുന്നു

Wicket wicket നിന്നിട്ട് Ball രണ്ട് വട്ടം അടിച്ചുകളയുകയാണെങ്കിൽ Kick the ball twice എന്ന രീതിയിൽ ബ് Batsman മാർ പുറത്താകുന്നു Fielder നെ തടസ്സപ്പെടുത്തിയാൽ പന്ത് തടയാൻ ശ്രമിക്കുന്ന Fielder നെ തടസ്സപ്പെ തടസ്സപ്പെടുത്തികൊണ്ട് Batsman മാർ എന്തെങ്കിലും നീക്കം ചെയ്താൽ അത് Out ആയി കണക്കാക്കുന്നു Sideout പുറത്തായ Batsaman ന് പകരം എത്തുന്ന Batsman field ലെത്തുന്നതിന് മുൻപിൽ മൂന്ന് Minute ൽ വൈകിയാൽ അയാൾ പുറത്തായെന്ന് Umpire പ്രഖ്യപിക്കുന്നതാണ് ഇതിനെയാണ് Timeout എന്ന് പറയുന്നത് ഒരു കളിക്കാരൻ പുറത്താകാതെ തന്നേ മൈതാനത്തുനിന്നും പുറത്ത് പോയേക്കാം അതായത് പരിക്ക് പറ്റുകയോ അസുഖം ബാധിക്കുകയോ ചെയ്യുക ഇങ്ങനെ പുറത്താകുന്നത് Retired retired hurt എന്ന് പറയുന്നു ഇതിനെ നമുക്ക് Out ആയി കരുതുന്നില്ല Retired hurt എന്ന് കണക്ക് കൂട്ടുന്നു Fielding ഉം Wicket keeping ഉം ഒരു Fielder batsman നെ കൂടുതൽ Run എടുക്കുന്നതിൽ നിന്നും തടഞ്ഞ് Bowler മാരെ സഹായിക്കുന്നു Wicketkeeper wicketkeper ഒര് പ്രത്യേക Fielder ആണ് ഇയാൾ കളി കളിയുടെ നീളം Wicket ഉള്ള പുറകിൽ നിൽക്കുന്നു Batsman മാരിക്ക് അടിക്കുവാൻ സാധിക്കുന്ന പന്തുകൾ പിടിച്ചെടുക്കുകയും Batsman മാരെ Runout ആക്കുകയും ചെയ്യുന്നു ഇവർക്ക് പ പ്രത്യേക രീതിയിൽ ഉളള Gloves അനുവദിച്ചിരിക്കുന്നു Cricket സുരക്ഷിത ഉപകരണങ്ങൾ കനം കൂടിയ Ball കൾ ആയതിനാൽ പല മുൻ കരുതകളും മുൻകരുതലുകളും ഇവരെടുക്കപ്പെടുന്നു Helmet മുഖത്തിന് സംരക്ഷണം കിട്ടാൻ Leg bag കാലിന് കാലിനും മുട്ടിനും സംരക്ഷണം കിട്ടാൻ Matching glove കൈക്കും കൈ മുട്ടുകൾക്കും സംരക്ഷണം കിട്ടാൻ Keeping gloves keeper ടെ കൈക്ക് Protection കിട്ടാൻ Abdomen abdomen pad നമ്മുടെ നെഞ്ചിനും പേശികൾക്കും Protection കിട്ടാൻ വിവിധ Cricket മത്സരങ്ങൾക്ക് Cricket മത്സര മൂന്ന് താരത്തിലായി നമ്മൾ തരം തിരിക്കുന്നു ആദ്യത്തത് Test cricket ഒര് Team ഒര് Team രണ്ട് വീതം മൊത്തം നാല് Innings കൾ ആദ്യം ദിവസമായി കളിക്കുന്നു Test cricket

ഓസ്‌ട്രേലിയ ആയിരുന്നു പ്രശസ്ത Test മത്സരം നടന്നത് അരങ്ങേറിയത് Cricket കൾ രാജ്യന്തര Cricket ൽ Council കൾ ഇവരാണ് ഇന്ത്യ ഇഗ്ലണ്ട് ഓസ്‌ട്രേലിയ ദക്ഷിണാഫ്രിക്ക ദക്ഷിണാഫ്രിക്ക ബംഗ്ലാദേശ് വെസ്റ്റിന്റീസ് ഐർലാൻഡ് അഫ്‌ഗാനിസ്ഥാൻ ഏകദിന Team കൾ ഏകദിന Cricket ൽ അംഗത്വമുഉള്ള Team കൾ ഇന്ത്യ ഇംഗ്ലണ്ട് ഓസ്‌ട്രേലിയ ദക്ഷിണാഫ്രിക്ക ന്യൂസിലാൻഡ് പാക്കിസ്ഥാൻ ബംഗ്ലാദേശ് വെസ്റ്റിന്റീസ് ഹിംബാബെ ശ്രീലങ്ക ഐർലാൻഡ് ബർമുഡ United arab emirates കാനഡ കെനിയ പോളണ്ട് സ്കോട്ട്ലാൻഡ് അമേരിക്ക അഫ്ഗാനിസ്ഥാൻ T twenty team കളിൽ അംഗത്തമുള്ള Team കൾ ഇന്ത്യ ഇഗ്ലണ്ട് ഓസ്‌ട്രേലിയ ദക്ഷിണാഫ്രിക്ക ന്യൂസിലാൻഡ് പാക്കിസ്ഥാൻ വെസ്റ്റിന്റീസ് ശ്രീലങ്ക സിംബാബ്‌വെ ഐർലാൻഡ് ബർമുഡ United arab emirates കാനഡ കെനിയ പോളണ്ട് സ്കോട്ട്ലാൻഡ് അമേരിക്ക അഫ്ഗാനിസ്ഥാൻ അന്താരാഷ്ട ഘടനയാണ് Cricket ൽ അന്താരാഷ്ട്ര ഭരണ ഘടനക്ക് ദുബായ് ആസ്ഥാനമായുള്ള അന്താരാഷ്ര Cricket council ൽ അവരാണ് കളി നിയന്ത്രിക്കുന്നതും ഭരണഘടനാ Cricket ൻറെ ഭരണഘടനാ ഉണ്ടാക്കിയതും അഥവ ICC ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ ഇഗ്ലണ്ടിന്റയും ഓസ്‌ട്രേലിയയുടെയും ദക്ഷിണാഫ്രിക്കയുടെയും പ്രതിനിധികൾ ചേർന്നാണ് ഈ ICC രൂപപ്പെടുത്തിയത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ അന്താരാഷ്ട്ര Cricket ൽ എന്ന ആയി അതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ വേറെ നിലവിലുള്ള Cricket council ൽ രൂപാന്തരപ്പെട്ടു ഇതിൽ നാ ICC എന്ന് നാമകരണപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിലാണ് ICC യും നൂറ്റിനാലംഗങ്ങളുണ്ട് അവയിൽ പന്ത്രണ്ട് രാജ്യങ്ങൾ Test cricket കളിക്കുന്നു മറ്റ് മുപ്പത്തി രാജ്യങ്ങൾ Associate രാജ്യങ്ങളും അറുപത് രാജ്യങ്ങൾ Affiliated രാജ്യങ്ങളുമായി നിക്കുന്നു Cricket ൽ പ്രധാന അന്താരാഷ്ട്ര Tournament പ്രതി പ്രതികരിച്ച് Cricket ലോകകപ്പ് സംഘടിപ്പിക്കുന്നത് ICC ആണ് അതുപോലെ അംഗീകരിച്ച് മത്സരങ്ങളിൽ മേൽനോട്ടം വഹിക്കുന്നതും ICC ആണ് പ്രശസ്ത പ്രശസ്ത കളി Cricket ചരിത്രത്തിലെ പ്രശസ്ത കളിക്കാർ ഡോൺ ബ്രാഡ്മാൻ സച്ചിൻ ടെണ്ടുൽക്കർ വിവിയൻ റിച്ചാഡ് ജാക്ക് കാലിസ് റിക്കി പോണ്ടി മഹേന്ദ്ര സിംഗ് ധോണി രാഹുൽ ദ്രാവിഡ് വിരേന്ദ്ര സെവാഗ് ക കപിൽ ദേവ് ബ്രിണ്ടൻ മക്കല്ലം റിച്ചാർഡ് ഹെഡ്‌ലി മരുക്കം മാർഷൽ ആദം ഗ്രിഗ്രിഷ് സനാഗ് ജയസൂര്യ ബ്രെയിൻ ലാറ സ്റ്റീവ് വോ ബ്രഡ് ലി ഷൊഹൈഡ് അക്ബർ വസിം അക്രം അനിൽ കുംബ്ലെ മുരളീധരൻ ഷൈൻ ബോൺ

എന്നിവരാണ് ആധുനിക ക്രി Cricket ലെ പ്രധാന കളിക്കാർ പുറത്തേക്കുള്ള കാണികളിൽ ഇനി നമുക്ക് അന്താരാഷ്ട്ര Cricket ൻറെ പ്രധാന നിയമങ്ങൾ ഒന്ന് നോക്കാം പ്രധാന നിയമങ്ങളിൽ ഉൾപ്പെടുന്ന

Caught പന്ത് പിടിക്കുക എതിർ Team അംഗങ്ങൾ പന്ത് അഹ് Batsman അടിച്ചുപൊക്കിയ പന്ത് പിടിച്ചാൽ Caught എന്ന് വിളിക്കുന്നു Bowled wicket Btasman പുറകെയുള്ള Stump കൾ എറിഞ്ഞ് വീഴ്ത്തുകയോ അഥവാ Batsman തൻറെ Bat കൊണ്ട് അടിച്ചിടുകയോ ചെയ്‌താൽ Bowled എന്ന് വിളിക്കുന്നു അതിൻറെ അതിൻറെ നമ്മൾ Bowler ക്കാണ് കൊടുക്കുന്നത് Runout runout എന്ന് വെച്ചാൽ Batsman അടിച്ചു നീക്കിയ പന്ത് അവർ Run ഓടുന്നതിനിടക്ക് അഹ് Fielder മാർ എടുത്ത് Stump ൽ എറിഞ്ഞ് അത് Runout ആക്കി കണ് കണക്കാക്കപ്പെടുന്നു ക കലികാല ഫാഗങ്ങൾ കളി നടക്കുന്ന Pitch ൽ അഹ് ചതുരാകൃതിയുള്ള സ്ഥലത്തെ നമ്മൾ Pitch എന്ന് വിളിക്കുന്നു അല്ലാതെ തന്നെ വൃത്താകൃതിയിലുള്ള അഹ് ഗ്ര മൂന്ന് ഭാഗങ്ങൾ ആ അഹ് വൃത്താകൃതിയിലുള്ള അഹ് Ground ന് നടുവിലാണ് എ Pitch രൂപപ്പെടുത്തുന്നത് Score കളിയുടെ ഭാഗമായി രണ്ട് Team ഉകളും അടിച്ചുയർത്തുന്ന Runs കള നമ്മൾ Score എന്ന് വിളിക്കുന്നു മിക്കവാറും ഓരോ Team ഉം ഓരോ Score നൽകുകയാണ് പതിവ് കളിക്കിടയിൽ Score ചെയ്യപ്പെടുന്ന Run കൾ ഓരോ Team ൻറെയും പേരിൽ രേഖപ്പെടുത്തുന്നു മത്സരഘടനയും ലക്ഷ്യവും Cricket bat ഉം Ball ഉം ഉപയോഗിച്ചുള്ള കളിയാണ് ഇതൊരു Team നേക്കാൾ കൂടുതൽ Runs എടുക്കുന്ന Team ആണ് ഇതിൽ വിജയികൾ രണ്ടാമത് Bat ചെയ്യുന്ന Team ആണ് എതിർ Team നേക്കാൾ Runs നേടുന്നതെങ്കിൽ അവർ ജയിക്കും അഥവാ രണ്ടാമത് Bat ചെയ്യുന്ന Team ന് ആദ്യം Bat ചെയ്ത Team നേക്കാൾ Runs കുറവാവുകയാണെങ്കിൽ അവർ തോക്കുന്നു ഒര് Team രണ്ട് Innings കളിലെ ഒര് Team ന് Test cricket ൽ രണ്ട് Innings ഉം ഒര് Innings ഉം T twenty cricket ലും ഒര് Innings മാണ് കൊടുക്കുന്നത് ഒരു മത്സരം ഒരു One day മത്സരത്തിൽ മൊത്തം രണ്ട് Innings കളാണ് ഉൾപ്പെടുന്നത് അത് Test മത്സരം ആകുമ്പോൾ മൊത്തം നാല് Innings കൾ കാണും രണ്ടാമത് Bat ചെയ്യുന്ന Team ആദ്യം ആദ്യത്തെ Team ൻറെ അതെ Sore ആണെങ്കിൽ നേടുകയാണെങ്കിൽ നമ്മൾ Bats tied എന്ന് പറയും ഈയൊരവസ്ഥയിൽ ആധുനിക നിയമങ്ങളനുസരിച്ച് ഓ ന്നെങ്കിൽ Super over കളിക്കും ഇല്ലെങ്കിൽ Bra ആയി പ്രഘ്യാപിക്കും ഒരു മത്സരത്തിൽ ഒര് Team ഉം ഒര് Innings മാത്രമേ കളിക്കുകയുള്ളു എങ്കിൽ ആ മത്സരത്തിലെ ഓരോ Team ഉം എറിയുന്ന പന്തുകളുടെ എണ്ണം നീണ്ടിരിക്കുന്ന ഏകദിന ഏകദിനത്തിനെ അമ്പത് Over വെച്ചാണ് T twenty ആണെങ്കിൽ ഇരുപത് Over അങ്ങനെ ബ അങ്ങനെ മത്സരം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു Batsman മാറി കീഴടക്കി Bowler പന്ത് Wicket ൽ പതിക്കുകയാണെങ്കിൽ Batsman അടിക്കുന്ന പന്ത് നിലം തൊടാതിരിക്കുന്നു പിന്നെ Six ഉം Four ഉം Batsman അടിക്കുന്ന പന്ത് വൃത്താകൃതിയുള്ള അഹ് വൃത്താകൃതിയുള്ള Ground ൻറെ പുറത്ത് Boundary ക്ക് പുറത്ത് പോകുകയാണെങ്കിൽ അതിനെ ആറ് Runs വിധിക്കുകയും വിധിക്കും പൊങ്ങിപ്പോവുകയാണെങ്കിൽ ആറ് Runs വൃത്താകൃതിയിലുള്ള Ground ൽ കുതിച്ച് പോകുകയാണെങ്കിൽ അതിന് നാല് Runs അഹ് അനുവദിക്കും Batsman മാർക്ക് എളുപ്പം Runs കൾ

Umpire മാർ Cricket മത്സരങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ആൾ ക്കാരാണ് Umpire മാർ ഇവർ പറയുന്ന തീരുമാന തീരുമാനങ്ങളാണ് Cricket ground ൽ അന്ത്യമം ഇവർക്ക് തെറ്റ് പറ്റാവുന്ന സഹ ഹചര്യങ്ങളിൽ നമുക്ക് Third umpire നെ Batman മാർക്ക് Third umpire മാരെ Suggest ചെയ്യാവുന്നതാണ് Bowler മാർക്കും ഇതേ രീതിയിൽ Third umpire മാരെ Suggest ചെയ്യാം അവർ TVVision ൽ നമ്മുടെ Out ആണോ Out അല്ലെ എന്ന് അഹ് നോക്കിട്ട് ആണ് ഇതെല്ലം പുറത്ത് വിടുന്നത് അഹ് തീരുമാനങ്ങളെടുക്കുന്നത് അപ്പോൾ നമുക്ക് തെറ്റ് പറ്റാതെ കാൻ സാധിക്കും അഹ് ഈ കാലത്ത് Cricket അറിയാത്ത ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു കായിക വിനോദമാണു Cricket ഇതിനെപറ്റി ഇത്രയും പറയാൻ സാധിച്ചതിന് ഞാൻ സന്തോഷപ്പെടുന്നു Cricket നെക്കുറിച്ച് ഇനിയും ഉള്ള വാക്കുകൾ പറയാൻ ഇഷ്ട്ടപ്പെടുന്നു നന്ദി നമസ്ക്കാരം

ഞാ വീട്ടില് എന്താ പരിപാടി

ഇപ്പോ എന്താ ചെയ്യണേ ഞാൻ എന്തടാ ഞാൻ പഠിക്കാ ആഹ് എന്താ പഠിക്കണേ

അത് എത്ര മാസത്തെ course ആണ് അത് മൂന്നുമാസം

fees അത് one lakh ആവും മൂന്നുമാസത്തിന് one lakh ല്ലേ

ഇത് അങ്കമാലി അങ്കമാലി town ൽ തന്നെ ആഹ് അപ്പോവിടെ hostel ലേക്കല്ലേ

അപ്പോ ഈ hostel ന്റെ fees ഒക്കെ അത് നമ്മള് separate ആയിട്ട് വേറെ അടക്കണം